സി C ലെ ലൂപ്സ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് ഫോർ ലൂപ്പ് വൈൽ ലൂപ്പ് dowhile ലൂപ്പ്
ഉദാഹരണത്തിലൂടെ ഇത് നോക്കാം
ചില സ്വാഭാവികമായ തെറ്റുകളും അവ തിരുത്തുന്നതും നോക്കാം
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർഷൻ 1104 ഉബുണ്ടുവിലെ ജിസിസി g കമ്പൈലർ വെർഷൻ 461 loopsന്റെ ആമുഖത്തോടെ തുടങ്ങട്ടെ
ഒരു കൂട്ടം നിർദേശങ്ങൾ ആവർത്തിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ലൂപ്പ് ഉപയോഗിക്കുന്നു
ഉദ്ദേശത്തിന് അനുസരിച്ച് ഇവയെ മൂന്നായി തിരിച്ചിരിക്കുന്നു
വൈൽ ലൂപ്പ് dowhile ലൂപ്പ് ഫോർ ലൂപ്പ് ആദ്യമായി വൈൽ ലൂപ്പ് നോക്കാം
വൈൽ ലൂപ്പ് അതിന്റെ ആരംഭത്തിൽ കൺഡിഷൻ പരിശോധിക്കുന്നു
ഇതിന്റെ ഘടന വൈൽ ബ്രാക്കറ്റിനുള്ളിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്
dowhile loopലേക്ക് പോകാം
ഒരു doവൈൽ ലൂപ്പ് കൺഡിഷൻ ശരിയാക്കുന്നതിന് മുൻപ് കുറഞ്ഞത് ഒരു തവണയെങ്കിലും എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു
ഇതിന്റെ ഘടന ഡോ ബ്രാക്കറ്റിനുള്ളിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്
ബ്രാക്കറ്റിന് ശേഷം വൈൽ കൺഡിഷൻ പരിശോധിക്കുന്നത് അവസാന ഭാഗത്താണെന്ന് കാണാം
വൈൽ loopനും doവൈൽ loopനും ഒരു ഉദാഹരണം നോക്കാം
എഡിറ്ററിൽ നേരത്തേ കോഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്
അത് തുറക്കട്ടെ നമ്മുടെ ഫയലിന്റെ പേര് whileസി
ആദ്യത്തെ പത്ത് അക്കത്തിന്റെ സങ്കലനം വൈൽ ലൂപ്പ് ഉപയോഗിച്ച് കാണാം
കോഡ് വിശദീകരിക്കാം
ഇത് നമ്മുടെ ഹെഡർ ഫയൽ
മെയിൻ functionനുള്ളിൽ x y എന്നീ രണ്ട് ഇന്റഗർ വേരിയബിളുകൾ ഡിക്ളയർ ചെയ്ത് 0ൽ ഇനിഷ്യലൈസ് ചെയ്യുന്നു
ഇതാണ് വൈൽ ലൂപ്പ്
x 10നെക്കാൾ ചെറുതോ അതിന് സമമോ എന്നതാണ് വൈൽ ലൂപ്പ് കൺഡിഷൻ
ഇവിടെ xന്റെ മൂല്യം yയുടെതിനോട് കൂട്ടുന്നു
സങ്കലനത്തിന് ശേഷമുള്ള മൂല്യം yൽ സൂക്ഷിക്കുന്നു
എന്നിട്ട് yയുടെ മൂല്യം പ്രിന്റ് ചെയ്യുന്നു
ഇവിടെ xനെ വർദ്ധിപ്പിക്കുന്നു
അതായത് വേരിയബിൾ xനോട് 1 കൂട്ടുന്നു
ഇതാണ് റിട്ടർൻ സ്റ്റേറ്റ്മെന്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ
Ctrl Alt T ഒരുമിച്ച് പ്രസ് ചെയ്ത് ടെർമിനൽ വിൻഡോ തുറക്കുന്നു
ജിസിസി സ്പേസ് വൈൽ ഡോട്ട് c സ്പേസ് ഹൈഫൻ o സ്പേസ് വൈൽ ടൈപ്പ് ചെയ്യുക
എന്റർ പ്രസ് ചെയ്യുക
while ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
ഔട്ട്പുട്ട് കാണുന്നു
വൈൽ loopന്റെ പ്രവർത്തനം നോക്കാം
വിൻഡോ റിസൈസ് ചെയ്യട്ടെ
ഇവിടെ xന്റേയും yയുടേയും ആദ്യത്തെ മൂല്യം 0
ഇത് വൈൽ കൺഡിഷൻ
x 10നെക്കാൾ ചെറുതോ അതിന് സമമോയെന്ന് പരിശോധിക്കുന്നു ഇതിനർഥം xന്റെ മൂല്യം 0 മുതൽ 10 വരെയാകാം
എന്നിട്ട് yഉം xഉം കൂട്ടുന്നു അതായത് 0 അധികം 0 0 കിട്ടുന്നു
yയുടെ മൂല്യം പ്രിന്റ് ചെയ്യുന്നു ഇവിടെ 0 കിട്ടുന്നു
xനെ വർദ്ധിപ്പിക്കുന്നു ഇതിനർഥം xന്റെ മൂല്യം ഇപ്പോൾ 1
വീണ്ടും കൺഡിഷൻ പരിശോധിക്കുന്നു
110നെക്കാൾ ചെറുതോ അതിന് സമമോ ആണ്
കൺഡിഷൻ ട്രൂ ആയതിനാൽ മൂല്യങ്ങൾ കൂട്ടുന്നു
y അതായത് 0 അധികം ക്സ് അതായത് 1
0 അധികം 1 സമം 1
മൂല്യം 1 ആയി പ്രിന്റ് ചെയ്യുന്നു
x വീണ്ടും വർദ്ധിപ്പിക്കുന്നു
ഇപ്പോൾ xന്റെ മൂല്യം 2
കൺഡിഷൻ വീണ്ടും പരിശോധിക്കുന്നു
2 10നെക്കാൾ ചെറുതോ അതിന് സമമോ ആണ്
കൺഡിഷൻ ട്രൂ ആണെങ്കിൽ മൂല്യങ്ങൾ കൂട്ടുന്നു അതായത് 1 അധികം 23 കിട്ടുന്നു
മൂല്യം 3 ആയി പ്രിന്റ് ചെയ്യുന്നു
ഇത് പോലെ ക്സ് 10നെക്കാൾ ചെറുതോ അതിന് സമമോ ആയിരിക്കുന്നിടത്തോളം ഇത് തുടരുന്നു
dowhile ലൂപ്പ് ഉപയോഗിച്ച് ഇതേ പ്രോഗ്രാം നോക്കാം
ഇതാണ് പ്രോഗ്രാം
നമ്മുടെ ഫയലിന്റെ പേര് ഡോ ഹൈഫൻ വൈൽ ഡോട്ട് c
ഈ ഭാഗം നേരത്തേയുള്ള പ്രോഗ്രാമിൽ വിശദമാക്കിയിട്ടുണ്ട്
അതിനാൽ doവൈൽ ലൂപ്പ് ലേക്ക് പോകാം
ഇവിടെ loopന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം കൺഡിഷൻ പരിശോധിക്കുന്നു
xന്റേയും yയുടേയും മൂല്യങ്ങൾ കൂട്ടിയതിന് ശേഷം സങ്കലന ഫലം yൽ സൂക്ഷിക്കുന്നു
പ്രവർത്തന തത്ത്വം വൈൽ പ്രോഗ്രാമിലേത് പോലെയാണ്
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ
ടെർമിനലിലേക്ക് തിരിച്ച് വരിക
ജിസിസി സ്പേസ് ഡോ ഹൈഫൻ വൈൽ ഡോട്ട് c സ്പേസ് ഹൈഫൻ o സ്പേസ് ഡോ ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
ഡോട്ട് സ്ലാഷ് ഡോ ടൈപ്പ് ചെയ്യുക
എന്റർ കൊടുക്കുക
ഔട്ട്പുട്ട് വൈൽ പ്രോഗ്രാമുമായി സാമ്യമുള്ളതാണെന്ന് കാണാം
doവൈൽ loopന്റെ പ്രവർത്തനം നോക്കാം
വിൻഡോ റിസൈസ് ചെയ്യട്ടെ
ഇവിടെ xന്റെയും yയുടെയും മൂല്യം 0
ഈ രണ്ടു മൂല്യങ്ങൾ കൂട്ടുമ്പോൾ 0 കിട്ടുന്നു
ഇപ്പോൾ yയുടെ മൂല്യം 0
മൂല്യം 0 പ്രിന്റ് ചെയ്യുന്നു
ക്സ്1 ആയി വർദ്ധിപ്പിക്കുന്നു
അതിനർഥം xന്റെ മൂല്യം 1
കൺഡിഷൻ പരിശോധിക്കുന്നു
ആദ്യം loopന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്തത് ശ്രദ്ധിക്കുക
അപ്പോൾ കൺഡിഷൻ ഫാൽസെ ആണെങ്കിലും നമുക്ക് ഒരു മൂല്യം ലഭിക്കും
അതായത് 0
ഇവിടെ 110നെക്കാൾ ചെറുതോ അതിന് സമമോ ആണെന്ന് പരിശോധിക്കുന്നു
കൺഡിഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും മൂല്യങ്ങൾ കൂട്ടുന്നു
ഇപ്പോൾ 0 അധികം 1
എന്നിട്ട് yയുടെ മൂല്യം 1 ആയി പ്രിന്റ് ചെയ്യുന്നു
വീണ്ടും x വർദ്ധിപ്പിക്കുന്നു
ഇപ്പോൾ xന്റെ മൂല്യം 2
210നെക്കാൾ ചെറുതോ അതിന് സമമോ ആണെന്ന് പരിശോധിക്കുന്നു
ഇവിടേയ്ക്ക് തിരിച്ചു വരുന്നു
എന്നിട്ട് മൂല്യങ്ങൾ കൂട്ടുന്നു
1 അധികം 2 സമം 3
yയുടെ മൂല്യം 3 ആയി പ്രിന്റ് ചെയ്യുന്നു
ഇത് പോലെ xന്റെ മൂല്യം 10 നെക്കാൾ ചെറുതോ അതിന് സമമോ ആയിരിക്കുന്നത് വരെ കൺഡിഷൻ പരിശോധിക്കുന്നു
ഇതാണ് റിട്ടർൻ സ്റ്റേറ്റ്മെന്റ്
ഇവിടെ വൈൽ കൺഡിഷൻ semicolonനോടെ അവസാനിക്കുന്നത് ശ്രദ്ധിക്കുക
വൈൽ loopൽ കൺഡിഷൻ semicolonൽ അവസാനിക്കുന്നില്ല
Cൽ ഈ പ്രോഗ്രാം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം
ഇതാണ് Cലെ വൈൽ പ്രോഗ്രാം
ലോജിക്കും ഇംബ്ലിമെന്റെഷനും C പ്രോഗ്രാമിലേത് പോലെയാണ്
stdioഹ് ഹെഡർ ഫയലിന് പകരം അയോസ്ട്രീം പോലുള്ള ചില മാറ്റങ്ങൾ ഉണ്ട്
യൂസിങ് സ്റ്റേറ്റ്മെന്റ് യൂസിങ് നെയിംസ്പേസ് എസ്ടിഡി ഉൾപ്പെടുത്തുന്നു
printfന് പകരം കൌട്ട് ഫങ്ഷൻ ഉപയോഗിക്കുന്നു
വൈൽ loopന്റെ ഘടന C പ്രോഗ്രാമിലേത് പോലെയാണ്
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം
ടെർമിനലിലേക്ക് തിരികെ വരിക
പ്രോംപ്റ്റ് വൃത്തിയാക്കാം
എക്സിക്യൂട്ട് ചെയ്യാൻ g സ്പേസ് വൈൽ ഡോട്ട് സിപിപി സ്പേസ് ഹൈഫൻ o സ്പേസ് വൈൽ1 ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
ഡോട്ട് സ്ലാഷ് വൈൽ1 ടൈപ്പ് ചെയ്യുക
എന്റർ കൊടുക്കുക
ഔട്ട്പുട്ട് Cലെ വൈൽ പ്രോഗ്രാമിന്റേത് പോലെയാണെന്ന് കാണാം
Cലെ ഡോ
വൈൽ പ്രോഗ്രാം നോക്കാം
ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് തിരികെ വരിക
ഇവിടേയും ഹെഡർ ഫയൽ യൂസിങ് സ്റ്റേറ്റ്മെന്റ് കൌട്ട് ഫങ്ഷൻ തുടങ്ങിയ ചില മാറ്റങ്ങൾ ഉണ്ട്
ബാക്കിയുള്ളവ ഒരേ പോലെയാണ്
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം
ടെർമിനലിലേക്ക് തിരികെ വരിക
g സ്പേസ് ഡോ ഹൈഫൻ വൈൽ ഡോട്ട് സിപിപി സ്പേസ് ഹൈഫൻ o സ്പേസ് ഡോ1 ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക
ഡോട്ട് സ്ലാഷ് ഡോ1 ടൈപ്പ് ചെയ്യുക
എന്റർ കൊടുക്കുക
ഔട്ട്പുട്ട് Cലെ doവൈൽ പ്രോഗ്രാമിന്റേത് പോലെയാണ്
ഇപ്പോൾ ചില സ്വാഭാവികമായ തെറ്റുകളും അവ തിരുത്തുന്നതും നോക്കാം
ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് തിരികെ വരിക
ഇവിടെ xന്റെ മൂല്യം ഇൻക്രിമെന്റ് ചെയ്യുന്നില്ല എന്ന് കരുതുക
സേവ് ക്ലിക്ക് ചെയ്യുക
എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക
ടെർമിനലിലേക്ക് തിരികെ വരിക
പ്രോംപ്റ്റ് വൃത്തിയാക്കാം
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ
അപ്പ് അറോ കെയ് രണ്ടു പ്രാവിശ്യം പ്രസ് ചെയ്യുക
വീണ്ടും അപ്പ് അറോ കെയ് കൊടുക്കുക
ഔട്ട്പുട്ട് കാണുന്നു
പൂജ്യങ്ങൾ മാത്രം കാണുന്നു
ഇതിന് കാരണം ലൂപ് അവസാനിപ്പിക്കാനുള്ള കൺഡിഷൻ ഇല്ലാത്തതാണ്
ഇതിനെ ഇൻഫിനൈറ്റ് ലൂപ്പ് എന്ന് പറയുന്നു
ഇൻഫിനൈറ്റ് loopന് സിസ്റ്റം പ്രവർത്തന രഹിതമാക്കുവാൻ കഴിയുന്നു
പ്രോഗ്രാം പ്രൊസസർസ് ടൈം മൊത്തമായി ഉപയോഗിക്കുവാൻ ഇത് കാരണമാകുന്നു
പ്രോഗ്രാമിലേക്ക് തിരിച്ചു വന്ന് തെറ്റ് തിരുത്താം
x ഉം semicolonഉം ടൈപ്പ് ചെയ്യുക
സേവ് ക്ലിക്ക് ചെയ്ത് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുക
ടെർമിനലിലേക്ക് തിരികെ വരിക
അപ്പ് അറോ കെയ് പ്രസ് ചെയ്യുക
ഇത് പ്രവർത്തിക്കുന്നു
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
സ്ലൈഡിലേക്ക് തിരിച്ചു വരാം
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് വൈൽ ലൂപ്പ് ഉദാഹരണം വൈൽ dowhile ലൂപ്പ് ഉദാഹരണം ഡോ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് അവസാന ഭാഗത്ത് വൈൽ കൺഡിഷൻ
ഒരു അസ്സിഗ്ന്മെന്റ് ഫോർ ലൂപ്സ് ഉപയോഗിച്ച് താഴെ പറയുന്നവ പ്രിന്റ് ചെയ്യാൻ പ്രോഗ്രാം എഴുതുക
0 മുതൽ 9 വരെ ഫോർ loopന്റെ ഘടന ഫോർ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ വേരിയബിൾ കണ്ടീഷൻ വേരിയബിൾ ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് എന്നിട്ട് loopന്റെ ബോഡി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി